GChemPaintലെ വ്യൂ പ്രിന്റ് ആൻഡ് എക്സ്പോർട്ട് സ്ട്രക്ചർസ് എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് വ്യൂ ഓപ്ഷൻസ് ജൂം ഫാക്ടർ പേജ് സെറ്റപ്പ് പ്രിന്റ് പ്രിവ്യൂ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നത്
ഒരു ഇമേജ് എസ്വിജി പിഡിഎഫ് ഫോർമാറ്റുകളിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204 ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210 ഈ ട്യൂട്ടോറിയലിനായി GChemPaintന്റെ കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ പരിചിതമായിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്ലിക്കേഷൻ തുറക്കാം
ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക
സെർച്ച് barൽ ഗ്ചെമ്പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ആദ്യം നിലവിലുള്ള ഒരു ഫയൽ തുറക്കാം
ടൂൾ ബാറിൽ നിന്ന് ഓപ്പൻ a ഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ഫയലുകളും ഫോൾഡറുകളും ഉള്ള ഒരു വിൻഡോ തുറക്കുന്നു
ഇവിടെ നിന്ന് pentane എത്തനെ എന്ന ഫയൽ തിരഞ്ഞെടുക്കുക
ഓപ്പൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ആദ്യമായി വ്യൂ optionsനെ കുറിച്ച് പഠിക്കാം
വ്യൂ മെനുവിലേക്ക് പോകുക
വ്യൂ മെനുവിൽ ഫുൾ സ്ക്രീൻ ജൂം എന്നീ രണ്ട് ഓപ്ഷനുകൾ ഉണ്ട്
ജൂം ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു
ജൂം factorsന്റെ ഒരു പട്ടിക അടങ്ങിയ ഒരു സബ് മെനു തുറക്കുന്നു
ഇതിൽ സ്ക്രോൾ ഡൌൺ ചെയ്ത് ജൂം to തിരഞ്ഞെടുക്കുക
ജൂം ഫാക്ടർ കാണിക്കുന്ന ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഡിഫാൾട്ട് ജൂം factor മൂല്യം ആണ് ഇപ്പോൾ കാണുന്നത്
ഇവിടെ നമ്മുടെ ആവശ്യാനുസരണം ജൂം ഫാക്ടർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്
അപ്പ് അല്ലെങ്കിൽ ഡൌൺ അറോ ട്രയാങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് സൂമിംഗ് നിരീക്ഷിക്കുക
ആപ്ലി ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഒക്
നമ്മൾ നൽകിയ ജൂം factorൽ സ്ട്രക്ചർ കാണുന്നു
അടുത്തതായി ഒരു പേജ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം
ഫൈൽ മെനുവിൽ പോയി പേജ് Setupൽ ക്ലിക്ക് ചെയ്യുക
പേജ് സെറ്റപ്പ് വിൻഡോ തുറക്കുന്നു
ഈ വിൻഡോയിൽ രണ്ട് ടാബുകൾ ഉണ്ട് Pageഉം Scaleഉം
പേജ് ടാബിൽ പേപ്പർ സെന്റർ ഓൺ പേജ് ഓറിയന്റേഷൻ തുടങ്ങിയ ഫീൽഡുകൾ ഉണ്ട്
പേപ്പർ ഫീൽഡിൽ നമുക്ക് പേപ്പർ സൈസ് സെറ്റ് ചെയ്യാം
ചങ്ങെ പേപ്പർ ടൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഇവിടെ മൂന്നു ഓപ്ഷനുകളുണ്ട് ഫോർമാറ്റ് ഫോർ പേപ്പർ സൈസ് ഓറിയന്റേഷൻ
ഫോർമാറ്റ് ഫോർ ഫീൽഡിൽ നിങ്ങളുടെ ഡിഫാൾട്ട് പ്രിൻറർ തിരഞ്ഞെടുക്കുക
ഞാനെന്റെ ഡിഫാൾട്ട് പ്രിൻറർ തിരഞ്ഞെടുക്കുന്നു
വിവിധ പേപ്പർ sizeകളുടെ ഒരു ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റ് പേപ്പർ സൈസ് ഫീൽഡിനുണ്ട്
ഞാൻ അ4 തിരഞ്ഞെടുക്കുന്നു
ഈ ഫീൽഡിന് താഴെ അ4 sizeന്റെ അളവുകൾ കാണപ്പെടുന്നു
തിരഞ്ഞെടുക്കുന്ന ഓരോ പേപ്പർ sizeനും അതുമായി ബന്ധപ്പെട്ട അളവുകൾ കാണിക്കുന്നത് ശ്രദ്ധിക്കുക
ഓറിയന്റേഷൻ ഫീൽഡിൽ നമുക്ക് നാല് റേഡിയോ ബട്ടണുകൾ ഉണ്ട്
പോർട്രെയ്റ്റ് ലാൻഡ്സ്കേപ്പ് റിവേഴ്സ് പോർട്രെയ്റ്റ് റിവേഴ്സ് ലാൻഡ്സ്കേപ്പ്
ഡിഫാൾട്ടായി പോർട്രെയ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നു
ഇത് അതേ പോലെ നിലനിർത്തിയിട്ട് ആപ്ലി ക്ലിക്ക് ചെയ്യുക
അടുത്തതായി മാർഗിൻ സൈസസ്
ടോപ്പ് മാർഗിൻ ലെഫ്റ്റ് മാർഗിൻ റൈറ്റ് മാർഗിൻ ബോട്ടം മാർഗിൻ
നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ നമുക്ക് മാർജിൻസ് അഡ്ജസ്റ്റ് ചെയ്യാം
അടുത്ത ഫീൽഡ് യുണിറ്റ്
യുണിറ്റ് ഫീൽഡ് ഇഞ്ചസ് മില്ലിമീറ്റർ പോയിന്റ്സ് എന്നിവയിൽ സെറ്റ് ചെയ്യാൻ കഴിയും
ശ്രദ്ധിക്കുക നമ്മൾ Unitൽ മാറ്റം വരുത്തുമ്പോൾ ഇതിനനുസരിച്ച് മാർഗിൻ സൈസ് തനിയെ മാറുന്നു
സെന്റർ ഓൺ pageനെ കുറിച്ച് പഠിക്കാം
ഇവിടെ നമുക്ക് ഹോറൈസന്റലി വെർട്ടിക്കലി എന്നീ രണ്ട് ചെക്ക് ബോക്സുകൾ ഉണ്ട്
ഹോറൈസന്റലി ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാം
പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് structureന്റെ പ്രിവ്യൂ കാണാം
ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം
പ്രിവ്യൂ വിൻഡോ ക്ലോസ് ചെയ്യട്ടെ
ഓറിയന്റേഷൻ ഫീൽഡിൽ നമുക്ക് ഈ റേഡിയോ ബട്ടണുകൾ ഉണ്ട്
പോർട്രെയ്റ്റ് ലാൻഡ്സ്കേപ്പ് റിവേഴ്സ് പോർട്രെയ്റ്റ് റിവേഴ്സ് ലാൻഡ്സ്കേപ്പ്
ഡിഫാൾട്ടായി പോർട്രെയ്റ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നു
ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് പ്രിവ്യൂ ബട്ടൺ
ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പ് Orientationന്റെ പ്രിവ്യൂ കാണാം
മറ്റ് ഓറിയന്റേഷൻ ഓപ്ഷനുകൾ നിങ്ങൾ സ്വയം ശ്രമിച്ച് നോക്കുക
പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരുത്തിയ മാറ്റങ്ങളോടെ ഫയൽ പ്രിന്റ് ചെയ്യപ്പെടുന്നു
പ്രിന്റിങിന് മുൻപ് നിങ്ങൾക്ക് സ്ട്രക്ചർ സ്കെയിൽ ചെയ്യാവുന്നതാണ്
ഇതിനായി നിങ്ങൾക്ക് സ്കേൽ ടാബിലെ വിവിധ ഓപ്ഷനുകൾ ഉപയോഗിക്കാം
സ്കേൽ ടാബ് നിങ്ങൾ സ്വയം പരീക്ഷിച്ച് നോക്കുക
പേജ് സെറ്റപ്പ് വിൻഡോ ക്ലോസ് ചെയ്യാനായി ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഒരു ഇമേജ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം
ഫൈൽ മെനുവിൽ സേവ് എഎസ് ഇമേജ് തിരഞ്ഞെടുക്കുക
സേവ് എഎസ് ഇമേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫൈൽ ടൈപ്പ് ഫീൽഡിൽ ഇമേജ് ഓപ്ഷനുകളുടെ ഒരു പട്ടിക ഉണ്ട്
നിങ്ങൾക്ക് ഇമേജ് എസ്വിജി ഇപിഎസ് പിഡിഎഫ് പിഎൻജി ജെപിഇജി തുടങ്ങിയ ഫോർമാറ്റുകളിൽ എക്സ്പോർട്ട് ചെയ്യാം
എസ്വിജി ഇമേജ് തിരഞ്ഞെടുക്കട്ടെ
ഫയലിന്റെ പേര് pentane എത്തനെ എന്ന് കൊടുക്കുക
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇവിടെ ഫയൽ എസ്വിജി ഇമേജ് ആയി സേവ് ചെയ്യപ്പെട്ടത് കാണാം
അടുത്തതായി ഇമേജ് പിഡിഎഫ് ഡോക്യുമെന്റായി എക്സ്പോർട്ട് ചെയ്യുന്നു
ഫൈൽ മെനുവിൽ സേവ് എഎസ് ഇമേജ് തിരഞ്ഞെടുക്കുക
സേവ് എഎസ് ഇമേജ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഫൈൽ Typeൽ നിന്ന് പിഡിഎഫ് ഡോക്യുമെന്റ് തിരഞ്ഞെടുക്കുക
ഫയലിന്റെ പേര് pentane എത്തനെ എന്ന് എന്റർ ചെയ്യുക
സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇവിടെ ഫയൽ പിഡിഎഫ് ഡോക്യുമെന്റായി സേവ് ചെയ്യപ്പെട്ടത് കാണാം
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വ്യൂ ഓപ്ഷൻസ് ജൂം ഫാക്ടർ പേജ് സെറ്റപ്പ് പ്രിന്റ് പ്രിവ്യൂ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുന്നത്
ഇമേജ് എക്സ്പോർട്ട് ചെയ്യുന്നത്
അസൈൻമെന്റ് അ5 ബ്5 ജെബി5 ഫോർമാറ്റുകളിൽ സ്ട്രക്ചർസ് പ്രിന്റ് ചെയ്യുക
ഇമേജ് ഇപിഎസ് പിഎൻജി ഫോർമാറ്റുകളിൽ എക്സ്പോർട്ട് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ